അതുപോലെ തന്നെ എന്താണ് ഈ ഒരു മാനവികതയുടെ തീർത്ഥം എന്ന ഈ ഒരു തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നൽകിയിരിക്കുന്നത് നിങ്ങൾ എഴുതുക ശേഷം വേണം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം നൽകാൻ.

മാനവികതയുടെ തീർത്ഥം എന്ന് പാഠഭാഗത്തിന് പേര് നൽകിയത് ഇനി ഇതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നാലു mark ൽ കൂടുതൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു introduction എഴുതുക എഴുതിയത് ആരാന്നോക്കെ എഴുതുക

സ്നേഹവും സാഹോദര്യവും ജാതി മതി മതങ്ങൾക്ക് അതീതമായി മാനവിക ബോധവും ഐക്യവും എല്ലാ മനുഷ്യരിലും ഉണ്ട് അതിൻ്റെ പ്രളയ കാലത്ത് നാം കണ്ടത് എന്നാൽ പ്രളയകാലത്തും അല്ലെങ്കിൽ ദുരന്തങ്ങൾ വരുമ്പോഴും മാത്രം ഉണ്ടാകേണ്ടതല്ല മാനവികതയും ഐക്യബോധവും അത് ഒരു ജനതയുടെ പുരോഗതിക്ക് എന്നും എന്താണ്? അത്യന്താപേക്ഷിതമാണ് അല്ല നമുക്ക് അറിയാം ഈ മാനവികത എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രളയ കാലത്തോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും മരിച്ചു പോകും എന്ന ഘട്ടത്തിൽ ഉണ്ടാകേണ്ട ഒന്നല്ല അല്ലേ മറിച്ച് എന്താണ് നമ്മുടെ ഉള്ളിൽ എല്ലാ എല്ലായ്‌പ്പോഴും ഉണ്ടാകണം അത് തന്നെ ആണ് ഒരു സമൂഹത്തിൻ്റെ വികാസം. അല്ലാത്തിടത്തോളം കാലം സമൂഹത്തിൽ എന്താണ് ജാതി മത വർണ്ണ സാമ്പത്തിക അല്ലെ രാഷ്ട്രീയമായിട്ടൊള്ള വേർതിരിവുകൾ അതുപോലെ നിലനിൽക്കും. ജാതി മത രാഷ്ട്രീയ വേർതിരിവുകൾ ഇല്ലാതെ പ്രളയ കാലത്തെ മലയാളികൾ ഒറ്റക്കെട്ടായി നേരിട്ടു ഒറ്റപ്പെട്ടവരേയും ത്യാഗങ്ങൾ സഹിച്ചും സഹായിക്കാൻ മനുഷ്യൻ മുന്നിട്ടിറങ്ങി സ്നേഹം കൊണ്ടും ഒന്നിച്ചവർ പരസ്പരം താങ്ങായി മാറി എല്ലാ ഭിന്നതകളും മറന്ന് മനുഷ്യ മ സ്നേഹത്തിൻ്റെ വലിയ പാഠം പ്രളയം നൽകി അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ മാനവികതയുടെ പുതിയ ചരിത്രം ആണ് പ്രളയം എഴുതി ചേർക്കുന്നത് അപ്പം അത്രേം കാര്യങ്ങൾ ആരിക്കണം പ്രളയ കാലത്തിൻ്റെ എല്ലാ ആ ഒരു ദുരിത പൂർണ്ണം ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഭീകരങ്ങൾ ഭീകരത നിറഞ്ഞിട്ടുള്ള ആ ഒരു ദുഖവും നമ്മൾ പറയണം. ആ നേരത്ത് ആണ് മാനവികത നമ്മടെ എല്ലായ്‌പ്പോഴും അല്ലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അല്ല എല്ലായ്‌പ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത അല്ലേ സമൂഹത്തിൻ്റെ ഉയർച്ചക്കൊക്കെ വേണ്ടീട്ട് എന്താണ് അത് നമ്മൾ എപ്പോഴും കരുതണം എല്ലാവരേയും താഴെക്കിടയിൽ ഉള്ളവരേയും നമ്മടെ കൂട്ടത്തിലൊള്ള എല്ലാവരേയും നമുക്ക് ഒരുപോലെ കണ്ടുമുട്ടാം അവരെ ഒരുപോലെ അല്ലെ താഴേക്കിടയിൽ ഉള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ വേണം ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാം, പാഠഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ

സമാഹാരത്തിൽ നിന്നും ആണ് കീർത്തിമുദ്ര എന്ന് പറയുന്ന പാഠം എടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പുതൂർ ആണ് ഈ ഒരു കൃതി എഴുതിയിരിക്കുന്നത് പാഠഭാഗം മറന്ന് പോകരുത് ആരാ എഴുതിയത് എന്നുള്ള കാര്യങ്ങൾ ഒന്നും മറന്ന് പോകരുത് ഇനി ഇതിൽ നിന്നും വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രണ്ടു mark ൻ്റെയും അതുപോലെ തന്നെ നാലു mark ൻ്റെയും ചോദ്യങ്ങൾ ആണ് കളിയരങ്ങത്തു നിന്നു വിടവാങ്ങുന്നതോടെ താൻ താൻ അല്ലാതായി തീരുന്നു ആശാന്റെ ഈ വാക്കുകളിൽ തെളിയുന്ന മാനസികാവസ്ഥ നമുക്ക് അറിയാം. ഒരു കളിയരങ്ങിൽ അല്ലെങ്കിൽ ഒരു കളിക്കാരന് കൃഷ്ണനാട്ടമോ അല്ലെങ്കിൽ രാമനാട്ടമോ ഒക്കെ കളിക്കുന്ന ഒരു കഥകളിക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്താണ് ഒര് ആഹ് കളിക്കാരനേ സംബന്ധിച്ച് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ ആ എന്താ പറയാ പ്രതിഭ അവനെ സ്നേഹിക്കാൻ ഉള്ള അവസരം കളിയരങ്ങിലാണ്. അപ്പൊ ആ കളിയരങ്ങ് വിടവാങ്ങുന്ന സമയത്ത് സത്യത്തിൽ അവൻ അവൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ എന്താണ് അവൻ്റെ ആത്മാവിനെ തന്നെ ആണ് അവന് നഷ്‌ടപ്പെടുന്നത്‌ വെറും ജീവനുള്ള ഒരു ശരീരം മാത്രമായിട്ട് എന്താണ് അവന് ജീവിക്കേണ്ടി വരും ഇപ്പോൾ ആ ഒരു കളിയരങ്ങ് വിടുന്നതോടെ. കലയോടുള്ള ആത്മസമർപ്പണവും തൊഴിലിനപ്പുറം കലയോടുള്ള സ്നേഹവും കലാരംഗത്തു നിന്ന് പിന്മാറുന്നതിൽ ഉള്ള വേദനയും ഒക്കെ നമുക്ക് എന്താണ് ഈ വാക്കുകളിൽ കാണാം ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടെല്ലാം കളിയോട്ടത്തിലെ കുട്ടികൾക്ക് എന്തറിയാം അവരൊക്കെ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്ന് ഒറപ്പിച്ച് പറഞ്ഞുകൂടാ ചിലരൊക്കെയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല.

എന്ത് പറയാനാ നമുക്ക് അറിയാം ഇന്നത്തെ പുതുതലമുറയിൽ കലാകാരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് തൻ്റെ പ്രതിഭയെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കില് പ്രതിഭയെ വീണ്ടും വികസിപ്പിക്കാൻ വേണ്ടീട്ട് കഠിനമായിട്ടുള്ള അഹോരാത്രം പ്രയത്നം നടത്തുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രം ആണ് എന്നാൽ അതിനപ്പുറം ഉള്ള കലാകാരന്മാരൊക്കെ എന്താണ് ആവേശത്തിന് വേണ്ടി പണത്തിനും വേണ്ടി മാത്രം തന്നെ കലയെ പണയപ്പെടുത്തുന്നവരാണ്. നമുക്ക് അറിയാം ഇത് കലോത്സവങ്ങളിൽ ആകട്ടെ അല്ലെങ്കിൽ എന്താണ് മറ്റ് ഏ ഏത് പരിപാടികളിലും അവനവൻ്റെ കലാപ്രതിഭ തെളിയിക്കുന്നത് മറ്റുള്ളവരുടെ പ്രശസ്തി നേടാനും അതുപോലെ തന്നെ പണം ലഭിക്കാനും വേണ്ടി മാത്രമായിട്ട് ഇത് മാറുന്നു. അതുകൊണ്ട് ആണ് reality shows കൾക്ക് ഒക്കെ എന്താണ് ഇന്ന് ഇത്ര മാത്രം പ്രാധാന്യവും പ്രസക്തിയും വന്നിരിക്കുന്നത് അല്ലേ? ഒരുപാട് reality show കൾ നിരന്തരം നിരന്തരം എന്താണ് പൊടുന്നനെ വളർന്ന് വരുന്നത് നാമ്പെടുത്ത് വരുന്നത് ഒക്കെ ഇത്തരം ലാഭേച്ഛകൾ കൊണ്ടും അതുപോലെ തന്നെ പ്രശസ്‌തികൾ ആഗ്രഹിക്കുന്നതുകൊണ്ടും ആണ്. പ്രസിദ്ധിയും പ്രശസ്തിതയും ആഗ്രഹിക്കുന്നത് കൊണ്ട് ആണെന്ന് നിങ്ങൾ പറയണം okay പുതുതലമുറയ്ക്ക് കലയോടുള്ള മനോഭാവത്തിൽ വന്ന മാറ്റത്തെ കുറിച്ച് ആണ് സൂചിപ്പിക്കുന്നത് കല ഇന്ന് കച്ചവടം മാത്രം ആയിരിക്കുന്നു ധനം സമ്പാദിക്കുന്നതിനും പ്രസിദ്ധി നേടുന്നതിനും വേണ്ടി കലയെ ഉപയോഗിക്കുന്നു. കലാപരമായ മികവിൽ അവർക്ക് താല്പര്യം ഇല്ല ഇന്നത്തെ ആളുകൾക്ക് കലയോടുള്ള താല്പര്യം ഇങ്ങനേ ആണ് നമ്മുടെ കളിയച്ഛന് കലയോട് ഉള്ള താല്പര്യം എങ്ങനെ ആണ് അദ്ദേഹം കലയെ എങ്ങനെ ആണ് കൊണ്ട് നടക്കുന്നത് തൻ്റെ നെഞ്ചോടൊപ്പം തന്നെ താനായിട്ട് തന്നെ ആണ് കലയെ അദ്ദേഹം കൊണ്ട് നടക്കുന്നത്. ഇനി ഇതിലെ കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞാൽ പാഠം എഴുതിയത് ആരാണ് അതുപോലെ തന്നെ ഏത് സമാഹാരത്തിൽ നിന്നാണ് കളിയച്ഛൻ അല്ലെ എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് കീർത്തിമുദ്ര എന്നാണ് അപ്പം എന്താണ് കീർത്തിമുദ്ര. എന്ന് പറയുന്നത് അല്ലേ അത്രത്തോളം എന്താണ് കീർത്തി ചെയ്തിട്ടുള്ള അല്ലേ അത്രത്തോളം എന്താണ് തൻ്റെ കലയെ എന്താണ് ആഹ് വ്യക്തി തന്റേതായിട്ട് ഉള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കലാകാരൻ ആണ് ഇതിലേ ആശാൻ എന്ന് പറയുന്നത്. അപ്പം ആശാനേ കുറിച്ചിട്ട് ഒരു കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ എന്താണ് കീർത്തിമുദ്ര എന്ന് എഴുതണം പാഠം എഴുതിയതും അതുപോലെ തന്നെ ഏത് സമാഹാരത്തിലേത് എന്നും ആദ്യം എഴുതിയതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു തലക്കെട്ടിനെ കുറിച്ച്‌ പറയാൻ അതിനു ശേഷം ഇതിലെ കഥാപാത്രം ആരാണ് എന്ന് പറഞ്ഞതിന് ശേഷം കഥ വിശദീകരിക്കുക അതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കലയോടുള്ള ആത്മസമർപ്പണം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ അതിനു ഉദ്ധീ ഉദാഹരിക്കുന്ന സംഭാഷണങ്ങൾ സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് എടുത്തെഴുതാം കലാരംഗത്തുനിന്നു പിൻവാങ്ങുന്നതിൻറെ വേദന ആ രംഗവും നമുക്ക് അവതരിപ്പിക്കാം പിന്നെ കലയെ തൊഴിലായിട്ട് മാത്രം അല്ല അദ്ദേഹം കാണുന്നത് ആയിരുന്നോ അല്ലെങ്കിൽ അത് എന്ത് കൊണ്ട് എന്നുള്ളത് വിശദീകരിക്കുക സ്തുതിവചനങ്ങളിലോ പ്രശസ്‌തിയിലോ ആഗ്രഹമില്ല മികച്ച കലാകാരൻ എന്നുള്ള പ്രശസ്‌തി മാത്രം ആഗ്രഹിക്കുന്നു അഭിനയം കൊണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരൻ അരങ്ങ് തകർക്കുന്ന അഭിനയമികവിന് ഉടമ ആരുന്നു ആര് നമ്മുടെ ആശാൻ എന്താണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം എന്ന് വെച്ചാൽ ഒരു പ്രാചീന കേ ക്ഷേത്ര കലാരൂപം ആണ് കൃഷ്ണനാട്ടം ഗുരുവായൂർ ദേവസത്തിന് കീഴിൽ ആണ് ഇത് നിലനിൽക്കുന്നത് കോഴിക്കോട് മാനവദേവൻ സാമൂതിരി രാജാവാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരൊക്കെയാണെന്ന് ആലോചിച്ച് വെക്കണേ ചെലപ്പോ നമ്മളോട് രണ്ടു mark നോ നാല് mark നോ എന്താണ് കൃഷ്ണനാട്ടം എന്ന് ചോദിക്കാം. ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗ്ഗാരോഹണം വരെ ഉള്ള ലീലകൾ കൃഷ്ണനാട്ടത്തിൽ എട്ടു കഥകൾ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇവ എട്ടു രാത്രികൾ കൊണ്ട് ആടി തീർക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പ്രധാന വഴിപാട് ആയിട്ട് കൃഷ്ണനാട്ടം നടത്താറുമുണ്ട്. എല്ലാവരും തന്നെ ആശാൻ എന്ന് വിളിക്കുന്നു പ്രായം ചെന്നത് കൊണ്ടുള്ള വിളി ആണെങ്കിൽ താൻ അതിനെ കാര്യമാക്കുന്നില്ല അല്ല താൻ നല്ലൊരു വേഷക്കാരൻ ആണെന്ന് ബോധ്യത്തോടുകൂടീട്ടാണ് തന്നെ ആശാൻ എന്ന് വിളിക്കുന്നതെങ്കിൽ വിളി ആണെങ്കിൽ തനിക്ക് അതിൽ എന്താണ് അഭിമാനം ഉണ്ട് അല്ല എൻ്റെ പ്രായം കൊണ്ട് എന്നെ ആശാനേ എന്ന് വിളിക്കുന്നവര് ആണെങ്കിൽ എനിക്ക് അതിൽ ഒട്ടും താൽപര്യം ഇല്ല മറിച്ച് എന്താണ് എൻ്റെ കല കൊണ്ടുള്ള അല്ലെങ്കില് ഞാൻ അത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്നെ ആശാനേ എന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ അഭിമാനം ഉണ്ട് അല്ലെങ്കിൽ കലാകാരനെ സംബന്ധിച്ച് അത് തന്നെ ആണ് അയാളുടെ വിജയം എന്ന് പറയുന്നത് അല്ലേ ആ വിളിയിൽ ആണ് താൻ അഭിമാനം കൊള്ളുന്നത് എന്നാണ് ഇവിടത്തെ അല്ലെ നമുക്ക് പറയാം ഈ ഒരു കീർത്തിമുദ്രയിലെ ആശാൻ പറയുന്നത്. സ്തുതിവചനങ്ങളിലോ പ്രശസ്‌തിയിലോ ആശാന് താല്പര്യം ഇല്ല തൻ്റെ കഴിവിൽ അദ്ദേഹം അഹങ്കരിക്കുന്നും ഇല്ല ഇതൊക്കെ ഒരു കലാകാരൻ എങ്ങനെ ആയിരിക്കണം എന്ന് കൂടെ നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാം. അതിനുത്തമ ഉദാഹരണം ആയിരുന്നു ആശാൻ എന്ന് നിങ്ങൾക്ക് പറയാം നല്ല കലാകാരൻ എന്ന് അറിയപ്പെടാൻ മാത്രം ആണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇതൊക്കെ points ആക്കിയിട്ട് എഴുതി വെക്കണോട്ടോ. ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമായിട്ട് ഇല്ല എല്ലാം മറഞ്ഞു പോകുന്നു.

കാമുകി അല്ലെ കാമുകി അദ്ദേഹത്തിനെ ഇട്ടിട്ട് പോയി അതുപോലെ തന്നെ ഒരു സമയത്ത് എന്താണ് അദ്ദേഹത്തിന് ഈ ഒരു കളിയരങ്ങ് അല്ലേ എന്താണ് അവിടെ നിന്ന് വിടവാങ്ങേണ്ടി വരുന്നു. ഈ ലോകത്ത് ഒന്നും എന്താണ് ശാശ്വതമായിട്ട് ഇല്ല. കലയോടും ജീവീതത്തോടും ഉള്ള ആത്മാർഥമായ ആത്മാർഥത വ്യക്തമാക്കുന്ന വാക്കുകൾ ആണ് ഇവ അരങ്ങൊഴിയുന്നതിന്റെ നിരാശയും നഷ്ടങ്ങളെയും നിര ആഹ് സൃഷ്ടിച്ചിട്ടുള്ള നിരാശയും ഈ വാക്കുകളിൽ കാണാം. തത്വ ചിന്താ പരമായിട്ടുള്ള വാക്കികളിലൂടെ ആ നിരാശയെ അദ്ദേഹം മറികടക്കുന്നു കൃഷ്ണവേഷം അഹ് ആഹ് അതൊക്കെ നിങ്ങൾ വിശദീകരിക്കണം ട്ടോ പാഠഭാഗം വായിച്ച് നല്ല രീതിക്ക് തന്നെ വിശദീകരിക്കണം points വെച്ച് പറഞ്ഞു തരുകയേയുള്ളു. കൃഷ്ണവേഷം തന്മയക്കത്തോടെ ആടാൻ കഴിഞ്ഞതിൻ്റെ കാരണം ആയിട്ട് ആശാൻ വിലയിരുത്തുന്നത് എന്താണ് എന്തുകൊണ്ട് ആയിരിക്കാം അദ്ദേഹത്തിന് പിന്നെ അതേ തന്മയക്കത്തോടുകൂടി അല്ലെ അതിൻ്റെ എല്ലാ എന്താണ് ആഹ് എല്ലാ തലങ്ങളും ഒരുപോലെ ഉൾക്കൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് ആ കൃഷ്ണനാട്ടം ഭംഗി ആയിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചത് എപ്പോഴാണ് വ്യക്തിപരമായ അനുഭവങ്ങൾ കലയെ ശ്രേഷ്ഠമാക്കുന്നു. ആശാന്റെ യൗവ്വനകാല അനുഭവവും കൃഷ്ണവേഷവും തമ്മിൽ ബന്ധമുണ്ട് വ്യക്തിജീവിതത്തിലെ ആശാന്റെ പ്രണയം കൃഷ്ണൻ്റെ ഭാവങ്ങളോട് തന്മയീഭവിക്കുവാൻ ആശാനേ സഹായിച്ചിരുന്നു തന്മയീഭവിക്കുക അതിനോട് എന്താണ് സാമാന്യപ്പെടാൻ അതിനോട് യോജിക്കാൻ കഴിയുക അതായത് ഈ കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണന്റെ വേഷം തന്റേതും കൂടു ആയിട്ട് അദ്ദേഹത്തിന് എന്താണ് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് വ്യക്തി ജീവിതത്തിലെ ആശാന്റെ പ്രണയം അല്ലേ ആ ഒരു എന്താണ് വികാരങ്ങൾ ആ ഒരു ചേഷ്ടകളും ഒക്കെ എന്താണ് ആ കൃഷ്ണനാട്ടത്തിലൂടെ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വേഷങ്ങളിൽ വന്ന വ്യതിയാനത്തെ വേദന തോന്നിയിരുന്നു ആശാന്റെ ഈ വാക്കുകൾ എങ്ങനെ വിലയിരുത്താം വ്യക്തി ജീവിതത്തിൽ നന്മയും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന ആശാൻ കൃഷ്ണവേഷത്തെ ആരാധിക്കുന്നു പ്രകൃതത്തിൽ അല്ലെങ്കിൽ എന്താണ് പ്രകൃതത്തി തന്മ ഏർ തിന്മയുടെ രൂപമായിട്ടുള്ള യവന വേഷത്തോട് ആശാന് പ്രതിപത്തി ഇല്ല എന്നാൽ ഒരു കലാകാരൻ ഏത് വേഷവും ഒരുപോലെ സ്വീകരിക്കണം അതുകൊണ്ട് കൃഷ്ണവേഷം പോലെ യവ യവന വേഷവും അനശ്വരമാക്കാൻ ആശാന് കഴിഞ്ഞു ഒരിക്കലും എന്താണ് ആശാന് അല്ലേ യവൻ്റെ വേഷം അല്ലെങ്കിൽ എന്താണ്

വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കണം എങ്കിലേ ഒരു ഉത്തമ കലാകാരൻ ആയിട്ട് നമുക്ക് അദ്ദേഹത്തിനെ പറയാൻ സാധിക്കു അത് തന്നെ ആണ് ഇവിടെ എന്താണ് ആശാനും പറയുന്നത് ഒരു നല്ല കലാകാരൻ ആകണമെങ്കിൽ എനിക്ക് കൃഷ്ണനാട്ടം മാത്രം അല്ല എനിക്ക് ഇതും ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിനു തെളിയിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ആ യവന വേഷവും അനശ്വരമാക്കാൻ നമ്മുടെ ആശാന് സാധിച്ചു ആശാന്റെ യവനനാണ് അരങ്ങൊഴിയുന്നതിന് മുൻപുള്ള അവസാന വേഷം അതുകൊണ്ട് അരങ്ങ് തകർക്കുന്ന കളിയാവും കഥാസന്ദർഭത്തെ ഈ സംഭാഷണം കാരണം എന്താന്ന് വച്ചാൽ മറ്റാരും ആശാനേക്കാൾ എന്താണ് ഇത്രയ്ക്ക് ഗംഭീരം ആയിട്ട് ആ ഒരു വേഷം കെട്ടാൻ ഇല്ല എന്ന് കാണികൾ വരെ പറയണമെങ്കിൽ അത്രത്തോളം മികവുറ്റൊരു കലാകാരൻ ആയിരിക്കണം അദ്ദേഹം അല്ലേ കഥയിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തെ കുറിച്ചുള്ള സൂചന നൽകുന്ന വാക്കുകളാണിവ ആശാന്റെ കലാപ്രകടനത്തെ കുറിച്ച് വായനക്കാരനിൽ ഉദ്വേഗം ജനിപ്പിക്കാൻ ഈ വാക്കുകൾക്ക് കഴിയുന്നു. കലാകാരൻ എന്ന നിലയ്ക്ക് ആശാൻ സമൂഹത്തിൽ ഉള്ള ആദരവും പ്രശസ്തിയും ആണ് നമുക്ക് ഈ ഒരു വാക്കുകളിലൂടെ തെളിയുന്നത് കാരണം ആളുകളുടെ മനസ്സിൽ ഈ ഒരു വേഷത്തിൽ ആശാൻ അല്ലാതെ മറ്റൊരാളെയും എന്താണ് അവർക്ക് കാണാൻ കൂടെ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ആ ഒര് കലാപരമായ മികവ് തന്നെ ആണ് അദ്ദേഹം എന്താണ് ചെയ്തുവെച്ചിട്ടുള്ള ആ ഒരു വേഷം കൊണ്ട് അദ്ദേഹം ചെയ്തുവെച്ചിട്ടുള്ള ആ ഒരു കലാസൃഷ്ടിയുടെ ഉദാത്തമായിട്ടുള്ള ആ ഒരു പരിവേഷം കൊണ്ട് തന്നെ ആണ് ആളുകൾക്ക് എന്താണ് ഇത് അദ്ദേഹം പകർത്തും എന്നുള്ള ആ വിശ്വാസം ഉണ്ടാകുന്നത്

കഥാസന്ദർഭത്തെ നാടകീയമാക്കുന്നതിൽ പ്രസ്‌തുത സന്ദർഭത്തിനുള്ള പ്രാധാന്യം കണ്ടെത്തുക അല്ലെങ്കിൽ വ്യക്തമാക്കുക എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും തിരശീല താണു അല്ലേ എന്തിന്റെ തിരശീലയാ താണത് കളിവിളക്കിന്റെ എരിഞ്ഞു പടരുന്ന നാളങ്ങൾ ചുണ്ടപ്പൂവിന്റെ ശോണിമ പൂണ്ട കണ്ണുകൾ നാളങ്ങളിൽ എന്താണ് ഉരുകി എന്താണ് ഇവിടെ പറയുന്നത് കൃഷ്ണനാട്ടത്തിൻ്റെ വതരണം വാക്മയരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കത്തിച്ചുവെച്ച വിളക്കിന്റെ നാളം കണ്ണുകളിൽ പ്രതിഫലിക്കുന്നു അസുരഭാവം പകരാനായി ചുണ്ടപ്പൂവ് കൊണ്ട് എന്താണ് കണ്ണുകൾ ചുവപ്പിച്ചിരിക്കുന്നു യവനൻ്റെ കത്തുന്ന രോക്ഷം വ്യക്തമാക്കാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നു വേഷത്തെക്കാളും മികച്ച മെയ്‌വഴക്കം ആശാന്റെ കലാപരമായിട്ടുള്ള കഴിവിനെ കുറിക്കുന്നു ഓരോ അതായത് പണ്ടൊക്കെ എന്താണ് കലാകാരൻമാർ പ്രകൃതിദത്തമായിട്ടുള്ള colour കളും അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള മാറ്റ് എന്താണ് വസ്തുക്കളും ഉപയോഗിച്ച് കൊണ്ട് ആയിരുന്നു വേഷങ്ങൾ അല്ലെങ്കില് മുഖത്തും മെയ്യ് മറ്റു മെയ്യിലും ഒക്കെ എന്താണ് ചായം പൂശുന്നത് അല്ലെങ്കിൽ ചായം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചുണ്ടപ്പൂവ് കൊണ്ട് ആണ് കണ്ണ് ചുവപ്പിക്കുന്നത് ഇന്നത്തെ പോലെ glycerine ഒന്നും അല്ല ഇടുന്നത് അപ്പം അത് എന്തിനാണ് ആ ഒരു യവനൻ്റെ ആ ഒരു തീവ്ര ഗൗരഭാവം അല്ലെ കണ്ണൊക്കെ ചുവപ്പിച്ച് എന്താണ് അസുരഭാവം എന്താണ് പ്രകടമാക്കാൻ വേണ്ടീട്ട് ആണ് അത്തരത്തിൽ ഒള്ള നിറങ്ങൾ ഒക്കെ കണ്ണിലൊക്കെ കൊടുക്കുന്നത് ചുവപ്പിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഒരിക്കലും അദ്ദേഹം അവതരിപ്പിക്കുന്നതിനേക്കാൾ ആരും തന്നെ എന്താണ് അദ്ദേഹത്തിന് ആ ദേഷ്യം അത്രത്തോളം ഇണങ്ങുമായിരുന്നു അല്ലേ മെയ്യഴക് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ മെയ്യിന്റെ വഴക്കം കൊണ്ട് എന്താണ് ആശാന് ആ ഒരു എന്താ പറയ്യാ കല ആടാതെ തന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ ആ ഒരു യവനൻ്റെ ആയിട്ടുള്ള ആ ഒരു രൂപം ആളുകളില്ലേക്ക് എത്തിക്കാൻ തൻ്റെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താണ് ചിത്രം കൊണ്ട് ചായം കൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ആശാന് കഴിഞ്ഞിരുന്നു മേയ്‌വഴക്കം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് പ്രതിഭയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കഴിവ്, ഇനി കഥ അവസാനിക്കുന്നതിന് മുൻപ് തിരശീല വീണു കഥയെ ഭാവതീവ്രമാക്കാൻ ഈ വാക്യത്തിന് എത്രമാത്രം കഴിയുന്നു. തിരശീല വീണു എന്ന് പറയുന്നത് curtain അതെ നമ്മുടെ രംഗത്തുണ്ടായിരുന്ന ആ ഒരു തിരശീല ആയിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ തിരശീല ആണോ വീണത് എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് ഇതൊരു നാല് mark ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് പാഠം എഴുതിയത് ആരാണ് അതുപോലെ തന്നെ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തത് അതുപോലെ ഈ കീർത്തിമുദ്ര എന്ന് പറയുന്നതിന്റെ meaning അർഥം എന്താണ് എന്തുകൊണ്ട് ആണ് കീർത്തിമുദ്ര എന്ന് പറയുന്ന തലക്കെട്ട് കൊടുത്തത് അത് ഔചിത്യ പൂർണം ആയിട്ടാണോ ഉചിതപൂർണം ആയിട്ടോ ആണോ അല്ലെങ്കിൽ അർത്ഥപൂർണം ആയിട്ടാണോ കൊടുത്തത് എന്നുള്ളത് എഴുതുക അതിനുശേഷം ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ആശാൻ എന്ന് പറയുക ആശാന്റെ ജീവിതം പറയുക ആശാൻ കെട്ടി ആടിയിട്ടുള്ള വേഷങ്ങൾ പറയുക ആശാന്റെ സമൂഹത്തിലുണ്ടായിരുന്ന വേ എന്താണ് സ്ഥാനം എത്രത്തോളം ആയിരുന്നെന്നു പറയുക ആളുകൾ അഹ് ആരാധിച്ചിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക ആശാൻ അഹങ്കാരി ആയിരുന്നോ കലയോട് അദ്ദേഹത്തിന് താല്പര്യം എങ്ങനെ ആയിരുന്നു ഇതിനൊക്കെ ശേഷം വേണം അദ്ദേഹത്തിൻ്റെ കഥാന്ത്യത്തിൽ അദ്ദേഹം എങ്ങനെ ആണ് കൃഷ്‌ണനാട്ടത്തിൽ യവനേ യവനനാട്ടത്തെയും കണ്ടിരുന്നത് അദ്ദേഹത്തിന് ഏത് വേഷം ആയിരുന്നു കെട്ടാൻ താത്പര്യം അവസാനം കെട്ടിയിരുന്ന വേഷം ഏതാണ് അതുപോലെ തന്നെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണ് ഇതൊക്കെ point ആക്കി വെക്കു ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ point ആക്കി വെക്കുക ഇത് തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്ന സമയത്തും എഴുതേണ്ടത് കലയെ അവസാന ഏർ കൽ ഏർ കളിയിലെ അവസാന ചടങ്ങ് ആണ് തിരശീല ആശാന്റെ ജീവിതം അവസാനിച്ചു എന്ന ധ്വനി ഈ വാക്കുകളിൽ ഉണ്ട് അരങ്ങിൽ കൃഷ്ണനോട് പകയുള്ള യവന വേഷം തകർത്തഭിനയിക്കുമ്പോഴും ഉള്ളിൽ കൃഷ്ണ ഭക്തനാണ് ആശാൻ അവസാന നിമിഷത്തിൽ കലയെ ജീവിതമായി അദ്ദേഹം കാണുന്നു യവന വേഷത്തിൽ അദ്ദേഹം അരങ്ങിൽ മരിച്ചു വീഴുന്നു കൃഷ്ണ പാദങ്ങളിൽ വീണ് മോക്ഷം പ്രാപിക്കുന്ന യവനൻ ആശാന്റെ സ്വകാര്യമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം

കളിയച്ഛൻ ജനിക്കുന്നു ആരാണ് എഴുതിയത് പി കുഞ്ഞിരാമൻ നായരാണ് കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൽ നിന്നുളള ഒരു ഭാഗം ആണ് കളിയച്ഛൻ ജനിക്കുന്നു ആരാണ് ഇവിടെ കളിയച്ഛൻ നോക്കാം. സാഹിത്യ സാഹിത്യപൂരം അല്ലേ നമുക്ക് അറിയാം പി കുഞ്ഞിരാമൻ നായർ എങ്ങനെയാണ് പി കുഞ്ഞിരാമൻ നായർ കളിയച്ഛൻ ജനിക്കുന്നു എന്ന് പറയുന്ന കവിത എഴുതാൻ ഇടയായത് അല്ലേ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു കവിത രചിക്കേണ്ടി വന്നത്. എത്ര ദിവസം കൊണ്ട് ആണ് ആ ഒരു കവിത രചിക്കുന്നത് ഏഹ് അതുപോലെ തന്നെ ആരൊക്കെയായിരുന്നു ആ ഒരു സമ്മേളനത്തിൽ ഇണ്ടായിരുന്നത് അപ്പം അദ്ദേഹം ഇങ്ങനെ ഈ ഒരു കവിത ഏർ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇണ്ടായിരുന്നിട്ടുള്ള

സാഹിത്യപൂരം തലയെടുപ്പുള്ള ആനകൾ ഒരു സാഹിത്യ സമ്മേളനം നടക്കുകയാണല്ലേ അവിടെ എന്താണ് തലയെടുപ്പുള്ള ആനകൾ എന്ന് പറയുന്നത് അത്രത്തോളം വിശ്വ തൻ്റെ എഴുത്തുകൾ കൊണ്ട് അല്ലേ ലോക പ്രസിദ്ധി നേടിയിട്ടുള്ള എഴുത്തുകാരന്മാരാണ് ആ ഒരു സഭയെ അലങ്കരിച്ചിരിക്കുന്നത് ആരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പൂരം എന്താണ് സമൃദ്ധിയുടെ ആഘോഷമാണ് എന്തുകൊണ്ടാ സമൃദ്ധി കാരണം അത്രത്തോളം എന്താണ്

അല്ലെങ്കിൽ തലയെടുപ്പോടെ നിരന്നു നിൽക്കുന്ന ആനകൾ എല്ലാവരുടെയും ഇവിടെ ഡോക്ടർ എസ് ആഹ് രാധാകൃഷ്ണൻ, എൻ വി കൃഷ്ണവാര്യർ, വള്ളത്തോൾ എന്നിവരെ തലയെടുപ്പുള്ള ആനയായിട്ട് വിശേഷിപ്പിക്കുന്നു ഉള്ളം കയ്യിൽ സമുദ്രം എടുത്ത് ആചരിച്ച് sorry ഉള്ളം കയ്യിൽ സമുദ്രം എടുത്ത് ആഗമിച്ച്‌ അഗസ്ത്യനായി വാര്യർ ആ മഹാസദസ്സിന്റെ വേദിയിൽ ജ്വലിച്ചു എൻ വിയെകുറിച്ചുള്ള കല്പനയുടെ ഔചിത്യം എന്താണിവിടെ എൻ വി കൃഷ്ണവാര്യരുടെ പ്രത്യേകത നോക്കാം സമുദ്രത്തെ കൈക്കുമ്പിളിൽ ഒതുക്കാൻ ആർക്കെങ്കിലും പറ്റുവോ സമുദ്രത്തെ കൈക്കുമ്പിളിൽ ഇല്ലാ ദേവാസുര യുദ്ധ വേളയിൽ തൻ്റെ ഉൾഭാഗത്ത് അസുരന്മാർ ഒളിച്ചിരിക്കാൻ സൗകര്യം നൽകിയ സമുദ്രത്തോട് കൊളി ക്ഷുഭിതനായിട്ട് അഗസ്ത്യൻ സമുദ്രജലം മുഴുവൻ ആയിട്ട് എന്താണ് കൈക്കുള്ളിൽ ഒതുക്കി അതായത് അസുരന്മാർ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഉള്ള യുദ്ധമുണ്ടാകുമ്പോൾ അസുരന്മാർക്ക് തൻ്റെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒളിക്കാൻ സമുദ്രം എന്താണ് ആ സഹായം അല്ലെങ്കിൽ എന്താണ് അവസരം ഒരുക്കുന്നു ഈ സമയത്ത് സമുദ്രത്തോട് കുപിതനായിട്ട് അഗസ്ത്യൻ എന്താണ് തൻ്റെ ഉള്ളംകൈയിൽ ആ സമുദ്രത്തെ വെക്കുന്നു അങ്ങനെ കുടിച്ചു കളഞ്ഞു എന്നാണ് ഐതീഹ്യം doctor എസ് രാധാകൃഷ്ണൻ എന്ന പ്രതിഭയുടെ നമുക്ക് അറിയാല്ലോ നമ്മുടെ ആരാണ് ആഹ് നമ്മുടെ രാഷ്‌ട്രപതി ആണല്ലേ അപ്പൊ അതുപോലെ നമ്മുടെ doctor എസ് രാധാകൃഷ്ണൻ നമുക്ക് അറിയാം വിദ്യാഭ്യാസം നമ്മള് എപ്പോഴാണ് ആഹ് ഏർ എന്താ പറയ്യാ ഇനിയൊരു ഏർ ആഹ് നമ്മടെ teacher's day ആരുടെ ജന്മദിനത്തെയാ നമ്മൾ ആചരിക്കാറ് teacher's day ൽ നമ്മൾ ആരെ കുറിച്ചാ പഠിക്കാറ് doctor എസ് രാധാകൃഷ്ണനെയല്ലേ അപ്പം doctor എസ് രാധാകൃഷ്ണൻ എന്ന പ്രതിഭയിലെ വാക്കുകൾ എൻ വി കാരണം അദ്ദേഹം English ൽ ആണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എൻ വി കൃഷ്ണവാര്യർ ശട പടേ ശട പടേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള മലയാള ഭാഷയിൽ ഇങ്ങനെ തകർത്തു വിവർത്തനം ചെയ്തു അവതരിപ്പിച്ചതിനെ ഈ ഉള്ളംകൈയിൽ സമുദ്രത്തെ എടുത്തതായി അദ്ദേഹം പറയുന്ന ആ English വാക്കുകൾ എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെ ആണ് ഇവിടെ അഗസ്ത്യനെ പോലെ എൻ വി കൃഷ്ണവാര്യർ എന്താണ് ആ വാക്കുകൾക്ക് അതിഗംഭീരമായിട്ടുള്ള തർജ്ജിമ മലയാളത്തിൽ നൽകിയത് കൊണ്ട് ആണ് അത്രയ്ക്കും വലിയ കൃഷ്ണവാര്യരുടെ സമുദ്രമാകുന്ന വാക്കുകൾ അല്ലേ വിവർത്തനം ചെയ്യാൻ പറ്റിയത് കൊണ്ട് ആണ് ഉള്ളം കയ്യിൽ സമുദ്രമെടുത്ത് ആശമിച്ച് അഗസ്ത്യനായി വാര്യർ എൻ വി കൃഷ്ണവാര്യർ എന്ന് ആര് പറയുന്നത് ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് ആഹ് ഉള്ളം കയ്യിൽ സമുദ്രത്തെ എടുത്ത അഗസ്ത്യനോട് പി കുഞ്ഞിരാമൻ നായർ താ ആഹ് താരതമ്യം ചെയ്യുന്നു എൻ വി കൃഷ്ണവാര്യരുടെ തർജ്ജമ എന്ന് പറയുന്നത് സമഗ്രവും അത്യധികം സൂക്ഷ്‌മവും ആണ് എന്ന് ഈ വാക്യം സൂചിപ്പിക്കുന്നു clear ആയല്ലോ. ഇനി എന്താണ് വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയും കവിത വിളമ്പി നമുക്ക് അറിയാല്ലോ ആ സാഹിത്യ സമ്പ ആഹ് സദസ്സ് ആണ് അവിടെ തലയെടുപ്പുള്ള ഒരുപാട് അല്ലേ നമുക്ക് അറിയാം എഴുത്തുകാരുണ്ടായിരുന്നു അപ്പം അവരൊക്കെ എന്തായാലും അവരുടെ മികവ് കാണിക്കുവല്ലോ അപ്പം വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയും ഒക്കെ തന്നെ ഓരോ കവിതകളും എന്താണ് ഉചിതമായിട്ടുള്ള കവിതകൾ ഒക്കെ സദസ്സിനു മുൻപിൽ പ്രകടിപ്പിച്ചു പനിനീർപ്പൂവും ചെമ്പകവും ആ വേദിയിൽ ചിതറി വിളമ്പ് അല്ലെ ചിതറി വിളമ്പുക എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷാർത്ഥം വിളമ്പുക എന്ന് വെച്ചാൽ എന്താണ് അവരുടെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിൽ ഉള്ള കവിതകൾ ഒക്കെ എന്താണ് അവർക്ക് present ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു.

ഇവിടെ പനിനീർപ്പൂവ് ചെമ്പകപ്പൂവ് എന്നീ പ്രയോഗങ്ങൾ രണ്ടു പേരുടെയും ആ ഒരു കാവ്യസവിശേഷതയെ അവര് അവതരിപ്പിച്ചിട്ടുള്ള കവിതകളെ സൂചിപ്പിക്കുന്നു ഭാരതപ്പുഴ വറ്റാത്ത കവിത ഭാരതപ്പുഴയെ വറ്റാത്ത കവിത എന്ന് വിശേഷിപ്പിച്ചത് എന്ത് കൊണ്ട് ആയിരിക്കാം അതായത് നമുക്ക് അറിയാം ഭാരതപ്പുഴയുടെ തീരത്ത് ഇരുന്ന് എഴുതിയവരാണ് നമ്മുടെ കവികളിൽ മിക്ക ആളുകളും അല്ലെ അവര് രണ്ടാളും ഓരോ കവിത ഓരോ എഴുത്തുകാരും ഇപ്പം പി കുഞ്ഞിരാമൻ നായർ അടക്കം എന്താണ് അവിടെ പോയിരുന്നിട്ട് ആണ് തൻ്റെ ആശയങ്ങൾ എന്താണ് നെയ്തെടുക്കുന്നത് അപ്പം ഈ വറ്റാത്ത പുഴയാണ് ഈ വറ്റാത്ത അതായത് കവികൾക്കുളളിലെ വറ്റാത്ത ആശയം പോലെ ആണ് ഭാരതപ്പുഴ എന്നാണ് സൂചിപ്പിക്കുന്നത് പി കുഞ്ഞിരാമൻ നായർ ഉൾപ്പെടെ നിരവധി സാഹിത്യകാരന്മാരെ പ്രലോഭിപ്പിക്കുകയും സാഹിത്യ സൃഷ്ടിക്ക് പ്രജോദനം നൽകുകയും ചെയ്യുന്ന ഇടമാണ് നിള അഥവാ ഭാരതപ്പുഴ കവിയും പ്രകൃതിയും തമ്മിലുള്ള ചർച്ചയും ഈ വരികളിൽ നമുക്ക് കാണാം ഭാരതപ്പുഴക്ക് നീലരാത്രി വൈരപ്പൊടി ചിതറിയ ആകാശം നമുക്ക് അറിയാല്ലോ ആകാശത്തെ കുറിച്ച് രാത്രി ആണ് അതായത് ഒരു രാത്രിക്കിപ്പുറം രാത്രി മറികടന്നാൽ എന്താണ് പകലിൽ നമ്മുടെ പി കുഞ്ഞിരാമന് കവിത എഴുതിയിട്ട് നാളെ എന്താണ് ആ സദസ്സിൽ അവതരിപ്പിക്കണം അതിനുള്ള കവിത എഴുതാൻ വേണ്ടീട്ട് വൈകുന്നേരം പോയിരിക്കാൻ തുടങ്ങിയതാ

പാട്ടു വരുന്നില്ല വൈരപ്പൊടി ചിതറിയ ആകാശം ഇണ ഏർ ഇണങ്ങിയ ശ്രുതി പാട്ടുവരുന്നില്ല അതായത് ശ്രുതി പാട്ടുവരുന്നില്ല എന്ന് വെച്ചാല് അദ്ദേഹത്തിന് കവിത എഴുതണം അപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കവിത വരുന്നില്ല അതാണവിടെ സൂചിപ്പിക്കുന്നത് ഭാരതപ്പുഴ സന്ധ്യയിൽ അല്ലേ എന്താണ് രാത്രിയിൽ എത്ര മനോഹരം ആയിരുന്നു എന്നും വൈരപ്പൊടി എന്നത് നക്ഷത്രങ്ങളാൽ തിളങ്ങുന്ന ആകാശത്തേയും സൂചിപ്പിക്കുന്നു. സാഹിത്യപരീക്ഷത് സമ്മേളനത്തിൽ കവിത വായിക്കണം പക്ഷേ കവിയുടെ മനസ്സിൽ കവിത വരുന്നില്ല സാഹിത്യ സൃഷ്ടിക്ക് പ്രേരണ നൽകുന്ന ഈ മനോഹര ദൃശ്യങ്ങൾ കവിതയിൽ അത്തരം വികാരങ്ങൾ ഒന്നും ഉണർത്തുന്നുമില്ല. അപ്പം അദ്ദേഹത്തിന് എന്താണ് നമുക്ക് അറിയാം ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഒരുപാട് കവികൾക്ക് തൻ്റെ എഴുതാൻ ഉള്ള ആശയം കൊടുത്തിട്ടുള്ള പ്ര~പ്രകൃതി അത്രയ്ക്കും സുന്ദരം ആയിട്ടുള്ള ഒരു പ്രകൃതി ആണ്. പക്ഷേ ഇവിടെ എന്താണ് ഇതൊക്കെ ഇണ്ടായിട്ടും നമ്മുടെ കെ പി കുഞ്ഞിരാമൻറെ മനസ്സിലേക്ക് കവിത നമസ്‌കാരം നമുക്കിന്ന് എല്ലാവർക്കും താത്പര്യമുള്ളൊരു വിഷയത്തെ കുറിച്ചു സംസാരിച്ചാലോ എല്ലാവർക്കും കൊറച്ചു കൂടുതൽ തന്നെ താത്പര്യമുള്ളൊരു വിഷയമാണ് ഭക്ഷണം ഭക്ഷണത്തെ കുറിച് പറയമ്പോള് അതിൽ പ്രധനപെട്ടിട്ട് ആദ്യമായിട്ട് വരുന്നത് പാചകമാണ് പാചകത്തോടുള്ള താത്പര്യം അത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചേടത്തോളം വ്യത്യസ്തപ്പെട്ടിരിക്കും ചില ആളുകള് ഓരോ ദിവസം കൂടുന്തോറും അഹ് ഓരോ പുതിയ പുതിയ രുചികൾ അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചോണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അത് ഒര് വിഭവത്തിൽ നിന്ന് തന്നെ ഒരുപാട് വിത്യസ്തമായാ വിഭവങ്ങൾ അവർ വീണ്ടും വീണ്ടും പരിശ്രമിച്ചങ്ങനെ അതിൽ നിന്ന് തന്നെ ഒരുപാട് വേറെയൊരു വിഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്ന ആളുകള് ദിവസേന കൂടിക്കൊണ്ടിരിക്കാണ് അങ്ങനെ ഉള്ളോര്പ്പാട് പേര് നമുക് നമ്മുടെ ചുറ്റിനും സമൂഹത്തിന് കാണാൻ സാധിക്കും എന്നാ പാചകം ഇതുപോലെ എല്ലാവർക്കും നല്ല ഇഷ്ടതോടുകൂടി അല്ലെങ്കിൽ നല്ല താത്പര്യത്തോടുകൂടി ചെയ്യുന്നെന്ന് അല്ല പറീന്നത് ചില ആളുകൾക്കു വേറെ പാചകത്തോട് ഒട്ടും താത്പര്യവും ഉണ്ടായിരിക്കില്ല എന്ന ഭക്ഷണം കഴുകുന്നതിനോട് നല്ല താത്പര്യമുള്ള ആളുകളായിരിക്കും ഏർ പാചകം ഒട്ടും ഇഷ്ടല്ല എന്ന ഭക്ഷണം അതിനോട് നല്ല താത്‌പര്യമുളള ആളുകൾ ആയിരിക്കും ഒരുപാട് വിത്യസ്തമായാ രുചികൾ നമുക് ചുറ്റുമുണ്ട് നമ്മൾ ആസ്വദിക്കുന്ന ഏതൊരു രുചിയും നമ്മുക്കത് നല്ല നമ്മൾ രുചിച്ചു നോക്കുന്ന ഏതൊരു രുചിയും നമ്മുക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഏർ ഒരുപാട് വ്യത്യസ്തമായാ രുചികളുണ്ട് കൂടാതെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട്‌ ഒരുപാട് variety വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ നമുക് ചുറ്റും ദിവസേന നമ്മള് കാണുന്നതാണ് ഒരുപ്പാട് വിഭവങ്ങളുണ്ട് നമുക്ക് ചുറ്റും ആ ഓരോ വിഭവത്തിനും ചേർക്കുന്ന ചേരുവകൾ അതും ഒരുപാട് വ്യത്യസ്തമാണ് വെച്ചിട്ടാണുള്ളത് കാരണം മധുരം എരുവ് പുളി ഓരോ വിഭവങ്ങളും എല്ലാം കൂടിയ വിഭവങ്ങൾ നമുക് കാണാൻ പറ്റില്ല നമ്മളെ ചുറ്റും ഉം അതുപോലെ ഭക്ഷണം കഴിക്കുന്നത് പറീന -പാചകം മാത്രമല്ല ഭക്ഷണത്തോടും ഉള്ള താത്പര്യം ചെല ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപെട്ടതാണെന്ന ചിലർക്കത് ഭക്ഷണം എന്നു പറഞ്ഞാൽ എല്ലാമാണ് എന്നൊന്നുല്ല ചിലർക് മാത്രേ ഭക്ഷണത്തോടും താത്പര്യം കാണുള്ളൂ ഓരോരുത്തരക്കും ഉള്ള രുചികളത് വിത്യസ് അധികും പ്രധാനമായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ താത്പര്യവുമുള്ളത് മധുര പലഹാരങ്ങളോടോക്കെയായിരിക്കും മിട്ടായികളോടൊക്കെ മധുരുള്ള വിഭവങ്ങൾ കഴിക്കാൻ ആയിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക് ഏറ്റവും കൂടുതൽ താത്പര്യമുള്ളത് എന്ന മുതിർന്നവരെയും അതെ പോലെ കൊറച്ചു പ്രായം കൂടിയവരൊക്കെ സംബന്ധിച്ചു അവരുടെ രുചികളിൽ അവരുടെ സ്വാഭാവികമായിട്ടും അവർക്കു വിത്യാസം വരും എന്ന പ്രയമായവരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിൽ അരി ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കാരണം അവർക്കു pressure sugar പോലുള്ള അസുഖങ്ങൾ കാരണം അവർക്കു

നമ്മളിലേക്കും നമ്മുടെ ചുറ്റുള്ളവരിലേക്കൊക്കെ ഏർ എത്തിക്കുക എന്ന എത്തിക്കുക എന്ന food vlogers എന്ന് പറ അവര് എവിടെയാണോ നല്ല രുചിയുള്ളത് അവിടൊക്കെ തെരഞ്ഞു പോയി കണ്ടുപിടിച്ചു അത് എല്ലാവരിലേക് എത്തിക്കുന്ന ആളുകളെന്നെയാണ് അങ്ങനെയുള്ള ഒരുപാട് social media കളിൽ നിന്ന് ഒരുപാട് കാണാൻ പറ്റും ആഹ് കൂടാതെ അവരും നമ്മൾ തന്നെ ഓരോ വിഭവങ്ങള് കണ്ടു കഴിക്കാഞ്ഞാല് അത് എങ്ങനെങ്കിലും പരീക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചത് കണ്ടു നോക്കി പഠിച്ച് നമ്മുടെ സ്സ്വന്തം അടുക്കളയിൽ നമ്മൾ പരീക്ഷിക്കുന്നവരായിരിക്കും എന്ന ചിലർ മാത്ര ആൺ ഇങ്ങനെ ചിലർ അത് എവിടെയാണ് ഉള്ളത് അങ്ങോട്ട് തെരഞ്ഞു പോയി അവിടെന്ന് കഴിച് അവിടെന്ന് കഴിക്കാനായിട്ട് തെരഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് നമ്മട ഇടയിൽ ഓരോരുത്തരുടെയും ആഹ് taste എന്ന് പറയുന്നത് ഒരു വിഭവം തന്നെ പല ചേരുവകൾ ചേർത്താലേ പല രുചിയിൽ കിട്ടു അതൊക്കെ ഓരോരുത്തരുടെ taste അനുസരിച്ചായിട്ടിരിക്കുഅതായത്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 ആഹ് അതായത് നമുക്കിപ്പൊ യൂട്യൂബ് ഫേസ്ബുക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ social media കളെടുത്തു നോക്കിയാൽ ഓരോ variety variety of food items നമുക് കാണാൻ പറ്റും പിന്നെ നമ്മള് നമ്മളെ രാജ്യത്തെ ഭക്ഷണം മാത്രമ്മൽ കഴിക്കുന്നത് ഒരു പക്ഷെ നമ്മടെ രാജ്യത്ത് നമ്മള് കഴിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് കൂടുതൽ ആയിട്ടും വിദേശ ഭക്ഷണങ്ങളയിരിക്കും വിദേശ രാജ്യത്തിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ആയിരിക്കും നമ്മള് കാണാ അത് ഓരോ ദിവസം കൂടുംതോറും ആ വിദേശ രാജ്യത്തെ food കളുടൊക്കെ എണ്ണം നമ്മള് രാജ്യത്തും കൂടി കൊണ്ടിരിക്കുകയാണ്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 അവിടെ കിട്ടുന്ന ഭക്ഷണമാണ് അപ്പൊ അത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ളൊരു താത്പര്യത്തിന്റെ പുറത്തു ഏതൊരാളായാലും ആ എന്തെങ്കിലുമൊരു special ആയിട്ടുള്ള ഒരു വിഭവം അവിടെ ഇണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ അവിടെ പോയിട്ട് അതൊന്നു രുചിച്ചു നോക്കണം എന്ന് പറയുന്ന ആളുകൾ എല്ലെങ്കിൽ രുചിച് നോക്കാൻ വേണ്ടി താത്പര്യപ്പെടുന്ന ആളുകളാണ് കൂടാതെ ഇന്ന് hotel കൾ restaurant കൾ മാത്രമല്ല എന്തൊക്കെ വീട്ടമ്മമ്മാരും തന്നെ ഇന്ന് cook യുന ആളുകളാണ് പണ്ടൊക്കെ cake എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മധുര വിഭവങ്ങളൊക്കെ

പക്ഷെ ഇന്ന് എല്ലാവരും സ്വന്തം വീട്ടിലിന്നെ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഏർ പരിശ്രമിച്ചു അവരു തന്നെ സ്വന്തം ഉണ്ടാക്കിട്ടു ഓരോ വീട്ടമ്മമാർക്കും അതൊരു തൊഴിലെന്ന രീതിലെന്നെ മാറ്റീട്ടുണ്ട് അതോണ്ട് തെന്നെ അതൊക്കെ സംബന്ധിച്ചു നോക്കണെങ്കിൽ പണ്ടത്തെ കാളും ഭക്ഷണത്തിൻറെ രീതിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിനോടുള്ള താത്പര്യം ഒക്കെ ഇന്ന് പണ്ടത്തെ കാളും ഒരുപാട് കൂടുതലായിട്ടാണ് കാണുന്നത് cake പോലുള്ള മധുര പലരങ്ങൾ അതു മാത്രമല്ല ഒരുപാട് ഭക്ഷ്യ വിഭവങ്ങൾ തന്നെ സാദാ വീട്ടമ്മമാർ തന്നെ order എടുത്തിട്ട് ഓരോ ദിവസം കൊണ്ട് വന്നു ആളുകളിലെക് വിതരണം ചെയ്യുന്നത് നമുക് കാണാൻ പറ്റും കൂടുതലായിട്ടും fast food ഇനോടാണ് ആളുകൾക്കു താത്പര്യം അതോണ്ട് തന്നെ പഴയെ ഭക്ഷണങ്ങൾ പഴമയുള്ള ഭക്ഷനങ്ങൾ കൊന്നും താത്പര്യമില്ല എല്ലാവരും fast food ഇലെക് ഇറങ്ങിയിരിക്കയാണ് അതോണ്ട് തന്നെ താത്പര്യം കൂടുതലും fast food ഇനോടന്നയാണ്

സത്യത്തിന് വളരെ ഏറെ രീതീല് അതായതു അസുഖം വന്നേ രീതിലെന്നെ മറ്റുനിണ്ട് നമുക് ഒരുപാട് വ്വിത്യസ്ത മായിട്ടുള്ള വിഭവം കാണാൻ പാട്ടും സാദാരണ ചെറിയ മിട്ടായി അതയൊരു ഒരു രൂപയുടെ ചെറിയ മിട്ടായി മുതൽ എത്രയോ വലിയ രൂപ വരെയുള്ള മിട്ടായികൾ വേറെ നമ്മടെ market ഇൽ കിട്ടും കുട്ടികൾക്കൊക്കെ അതൊക്കെ വലിയ സംഭവമാണ് അവർക്കും വലിയ താത്പര്യമാണ് അത് കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്കും തന്നെ chocolate ളോടൊക്കെയുള്ള താത്പര്യം വളരെ കൂടുതലാണ് ഒരുപാട് fruits fruits മാത്രമല്ല juice കൾ അതൊക്കെ നല്ല marketing വരുന്ന സംഭവങ്ങൾ ആണ് ഭക്ഷണം എന്ന് പറയുന്നത് എന്ന നടൻ വിഭവങ്ങളും അത് പോലെ തെന്നെ വിദേശ ഭക്ഷണങ്ങളോക്കെ രണ്ടും കൂടി കൂട്ടീട്ടുള്ള വിഭവങ്ങളും നമുക് കാണാൻ പറ്റും ഒപ്പം mixed ആയിട്ടുള വിഭവങ്ങളും നമുക് കാണാൻ മറ്റും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 ഇന്നത്തെ കുട്ടികൾക് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറക്കോ സദാരാ നടൻ വിഭവങ്ങളോ അല്ലെങ്കിൽന് പച്ചക്കറി ഇലക്കറികൾ പോലുള്ള വിഭവങ്ങളോട് ഒട്ടും താത്പര്യമില്ല ഈ ഇറച്ചി മാംസങ്ങളോടും മത്സ്യങ്ങളോടൊക്കെയാണ് എല്ലാവര്ക്കും കൂടുതലും താത്പര്യം ഇന്നത്തൊരു ഇന്നത്തൊരു സമൂഹത്തിൻറെ പോക് ആയിട്ട് fast food അല്ലെങ്കിൽ ഇറച്ചി മത്സ്യം അങ്ങനെയുള്ളതിനോടാണ് കൂടുതൽ താത്പര്യം സാദാ പച്ചക്കറി ഇലക്കറികളോടൊന്നും കൂടുതൽ ആർക്കും താത്പര്യമില്ല കുട്ടികൾ മുതൽ പ്രായമായാവർക് വരെ അങ്ങനെയുള്ളതിനോടൊന്നും ഒട്ടും താത്പര്യമില്ല നമ്മൾ നമ്മളെ സമയം അനുസരിച് തന്നെ വീടുകളിലൊക്കെ parcel ചെയ്യാൻ മടിക്കുന്നവരുമുണ്ട് പെട്ടന്നുള്ള എളുപ്പത്തിന് വേണ്ടി hotel ലോക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളും നമുക് ചുറ്റും നമുക് കാണാൻ പറ്റും എന്തയാലും ഭക്ഷണം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുക് നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിന് അതിൻറെ പ്രാധന്യം വലിയ ഒരു ഇത് തന്നെയാണ്

എന്തായാലും പാചകം അല്ലെങ്കിൽ ഭക്ഷണം അത് നമ്മളെ സ്വാധീനിച്ച ഒരു ഘടകം തന്നെയാണ്

എവിട എത്തി ഞാ നടന്നോണ്ടിരിക്ക എന്തൊക്കെ work ചെയ്തു എങ്ങനാ ഉണ്ടായിരുന്നു

പള്ളി ഒന്ന് കഴിഞ്ഞോട്ടെ

അഹ് എന്തുവാ പറയുന്ന കേട്ടില്ല ആഹ് ആഹ് മനസ്സിലായി

ആഹ് പറഞ്ഞോ work ഒക്കെ വളരെ മോശമായിരുന്നു ആണോ എന്തുപറ്റി ഇപ്പോ പൊതുവേ ഇപ്പോ work കുറവാ കിട്ടുന്ന work ഒക്കെ service ചെയ്തുകൊടുക്കാൻ പറയുന്ന service ചെയ്തുകൊടുക്കും

പിന്നെ അവിടുന്നും ഇവിടുന്നും ഒക്കെ വരുന്നതെല്ലാം അപ്പോൾ തന്നെ ready യാക്കി അങ്ങ് വിടും

എത്രണ്ണ ഒരു ദിവസം ഇപ്പോ എത്രണ്ണം തീർക്കും ഇപ്പം വരുന്നത് ന്ന് പറഞ്ഞ് കഴിഞ്ഞാ ആകെ രണ്ടോ മൂന്നോ നാലോ ഒക്കെ വരുന്നുള്ളൂ

ഒരു പത്തു പന്ത്രണ്ട് lap ഒക്കെ വരുന്നയിരിക്കും

അതുകൊണ്ടാണ് hello

എണ്ണം തീർത്ത് ഇന്ന് മൂന്നെണ്ണം തീർത്ത് എന്ന് വെച്ച് കഴിഞ്ഞ മൂന്നെണ്ണേ ഉള്ളായിരുന്നു ഈ service ചെയ്യാൻ കൊണ്ടുത്തരുന്ന ആൾക്കാർക്ക്